റൈററിന്റെ ആമുഖം റൈറ്ററിലുള്ള വിവിധ ടൂള് ബാര്സ് ഒരു പുതിയ ഡോക്കുമന്റും നിലവിലുള്ള ഡോക്കുമെന്റും തുറക്കുന്നത് എങ്ങനെ ഒരു ഡോക്കുമന്റ് സേവ് ചെയ്യുന്നത് എങ്ങനെ കൂടാതെ റൈറ്ററില് ഒരു ഡോക്കുമന്റ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെ ലിബ്രെ ഓഫീസ് സ്യൂട്ടിന്റെ വേഡ് പ്രോസസര് കോമ്പോണന്റ് ആണ് ലിബ്രെ റൈറ്റര് ഇത് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിലുള്ള മൈക്രോസോഫ്റ്റ് വേഡിന് സമാനമാണ്
ഇത് സൌജന്യമായ ഒരു ഓപ്പണ് സോഴ്സ് സോഫ്റ്റ്വെയര് ആണ് അതിനാല് ഇത് നിബന്ധനകളൊന്നുമില്ലാതെ ഷെയര് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യാം
ഇത് സൌജന്യമായി ഷെയര് ചെയ്യാവുന്നതാണെന്നതിനാല് ഇത് ഷെയര് ചെയ്യുവാന് ലൈസന്സ് ഫീസ് കൊടുക്കേണ്ടതില്ല
ലിബ്രെ ഓഫീസ് സ്യൂട്ട് തുടങ്ങുവാന് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി മൈക്രോസോഫ്റ്റ് വിന്ഡോസ് 2000 ഓ എംഎസ് വിന്ഡോസ് എക്സ്പി അല്ലെങ്കില് എംഎസ് വിന്ഡോസ് 7 പോലുള്ള അതിന്റെ ഉയര്ന്ന വെര്ഷന്സോ അല്ലെങ്കില് ജിഎന്യുലിനക്സോ ഉപയോഗിക്കാം
ഇവിടെ നമ്മള് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി GNUലിബ്രെ ഓഫീസ് സ്യൂട്ട് വേര്ഷന് 334 ഉം ആണ് ഉപയോഗിക്കുന്നത്
നിങ്ങള്ക്ക് ലിബ്രെ ഓഫീസ് സ്യൂട്ട് ഇന്സ്റ്റാള്ഡ് ആയിട്ട് ഇല്ലെങ്കില് സൈനാപ്റ്റിക് പാക്കേജ് മാനേജര് ഉപയോഗിച്ച് റൈറ്റര് ഇന്സ്റ്റാള് ചെയ്യുവാനാകും
000124 000123 സൈനാപ്റ്റിക് പാക്കേജ് മാനേജരെ കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള്ക്ക് ദയവായി ലിനക്സ് ട്യൂട്ടോറിയല്സ് റഫര് ചെയ്യുക
ഈ വെബ്സൈറ്റിലുള്ള നിര്ദേശങ്ങള് പിന്തുടര്ന്ന് ലിബ്രെ ഓഫീസ് സ്യൂട്ട് ഡൌണ്ലോഡ് ചെയ്യുക
ലിബ്രെ ഓഫീസ് സ്യൂട്ടിന്റെ ആദ്യ ട്യൂട്ടോറിയലില് വിശദമായ നിര്ദേശങ്ങള് ലഭ്യമാണ്
ഇന്സ്റ്റാളിംഗ് സമയത്ത് റൈറ്റര് ഇന്സ്റ്റാള് ചെയ്യുന്നതിനായി Complete ഓപ്ഷൻ ഉപയോഗിക്കുവാന് ശ്രദ്ധിക്കുക
നിങ്ങള്ക്ക് മുന്പ് തന്നെ ലിബ്രെ ഓഫീസ് സ്യൂട്ട് ഇന്സ്റ്റാള്ഡ് ആയി ഉണ്ടെങ്കില് നിങ്ങളുടെ സ്ക്രീനിന്റെ മുകളില് ഇടതു വശത്തെ മൂലയിലെ ആപ്ലിക്കേഷന്സില് ക്ലിക്ക് ചെയ്ത് നിങ്ങള്ക്ക് ലിബ്രെ ഓഫീസ് റൈറ്റര് കണ്ടെത്താം പിന്നീട് ഓഫീസ് ലും അതിനുശേഷം ലിബ്രെ ഓഫീസ് ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക
വിവിധ ലിബ്രെ ഓഫീസ് കോമ്പോണന്റ്സ് ഉള്ള ഒരു പുതിയ ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ലിബ്രെ ഓഫീസ് റൈറ്റര് ആക്സസ് ചെയ്യുന്നതിനായി ടെക്സ്റ്റ് ഡോക്കുമന്റ് ഓപ്ഷനില് ക്ലിക് ചെയ്യുക അത് സ്യൂട്ടിന്റെ വേഡ് പ്രോസസര് കോമ്പോണന്റ് ആണ്
ഇത് മെയിന് റൈറ്റര് വിന്ഡോയില് ഒരു ശൂന്യമായ ഡോക്കുമന്റ് തുറക്കും
ടൈറ്റില് ബാര് പോലെ റൈറ്റര് വിന്ഡോയില് വിവിധ ടൂള് ബാറുകളുണ്ട്
മെനു ബാര് സ്റ്റാന്ഡേര്ഡ് ടൂള് ബാര് ഏറ്റവും കൂടുതല് ഉപയോഗിക്കുന്ന ഓപ്ഷനുകള് ഫോര്മാറ്റിംഗ് ബാറും സ്റ്റാറ്റസ് ബാറുമാണ് ട്യൂട്ടോറിയല്സ് പുരോഗമിക്കുന്നതനുസരിച്ച് അവയെ കുറിച്ച് നമ്മള് പഠിക്കും
റൈറ്ററില് എങ്ങനെയാണ് ഒരു പുതിയ ഡോക്കുമന്റ് തുറക്കുക എന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് ട്യൂട്ടോറിയല് ആരംഭിക്കാം
സ്റ്റാന്ഡേര്ഡ് ടൂള് ബാറിലുള്ള ന്യൂ ഐക്കണ് ക്ലിക് ചെയ്ത് നിങ്ങള്ക്ക് ഒരു പുതിയ ഡോക്കുമന്റ് തുറക്കാം
അല്ലെങ്കില് മെനു ബാറിലെ ഫയല് ഓപ്ഷന് ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ ഓപ്ഷനിലും അവസാനം ടെക്സ്റ്റ് ഡോക്കുമന്റ് ഓപഷനിലും ക്ലിക്ക് ചെയ്ത്
രണ്ടു സാഹചര്യത്തിലും ഒരു പുതിയ റൈറ്റര് വിന്ഡോ തുറക്കുന്നതായി കാണാം
ഇപ്പോള് എഴുതാനുള്ള സ്ഥലത്ത് എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ് ചെയ്യുക
അപ്പോള് നമ്മള് റെസ്യും എന്ന് ടൈപ് ചെയ്യുന്നു ഒരിക്കല് നിങ്ങള് നിങ്ങളുടെ ഡോക്കുമന്റ് എഴുതി കഴിഞ്ഞാല് നിങ്ങളത് ഭാവിയിലെ ഉപയോഗത്തിനായി സേവ് ചെയ്യണം
ഈ ഫയല് സേവ് ചെയ്യുന്നതിനായി മെനു ബാറിലെ ഫയല് ക്ലിക് ചെയ്യുക പിന്നീട് സേവ് ആസ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക
സ്ക്രീനില് ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു അതില് നിങ്ങള് നെയിം ഫീല്ഡിന് കീഴെ നിങ്ങളുടെ ഫയലിനെ പേര് എന്റര് ചെയ്യണം
അപ്പോള് ഫയലിന്റെ പേരായി റെസ്യും എന്ന് എന്റര് ചെയ്യുക
നെയിം ഫീല്ഡിന് താഴെ സേവ് ഇന് ഫോള്ഡര് ഉണ്ട്
ഈ ഫീല്ഡിലാണ് നിങ്ങള് സേവ് ചെയ്ത ഫയല് ഉള്പ്പെടുന്ന ഫോള്ഡറിന്റെ പേര് എന്റര് ചെയ്യേണ്ടത്
അതിനാല് സേവ് ഇന് ഫോള്ഡര് ഫീല്ഡിലെ ഡൌണ് ആരോയില് ക്ലിക് ചെയ്യുക
നിങ്ങള്ക്ക് ഫയല് സേവ് ചെയ്യുവാന് കഴിയുന്ന ഫോള്ഡേര്സിന്റെ ഒരു ലിസ്റ്റ് മെനുവില് പ്രത്യക്ഷപ്പെടുന്നു
ഇപ്പോള് നമുക്ക് ഡസ്ക് ടോപ് ഓപ്ഷനില് ക്ലിക് ചെയ്യാം
ഫയല് ഡസ്ക് ടോപില് സേവ് ചെയ്യപ്പെടും
നിങ്ങള്ക്ക് ബ്രൌസ് ഫോര് അതര് ഫോള്ഡേര്സും ക്ലിക് ചെയ്യാം
എന്നിട്ട് നിങ്ങളുടെ ഡോക്കുമന്റ് നിങ്ങള് സേവ് ചെയ്യാന് ആഗ്രഹിക്കുന്ന ഫോള്ഡര് തിരഞ്ഞെടുക്കാം
ഇപ്പോള് ഡയലോഗ് ബോക്സിലെ ഫയല് ടൈപ് ക്ലിക്ക് ചെയ്യുക
ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ഫയല് സേവ് ചെയ്യുവാന് സാധ്യമായ ഒരു കൂട്ടം ഫയല് ടൈപ് ഓപ്ഷനുകളോ അല്ലെങ്കില് എക്സ്റ്റെന്ഷനുകളോ ആണ്
ലിബ്രെ ഓഫീസ് റൈറ്ററിലെ ഡിഫാള്ട്ട് ഫയല് ടൈപ് ഒഡിഎഫ് ടെക്സ്റ്റ് ഡോക്കുമന്റ് ആണ്
അത് നല്കുന്ന എക്സ്റ്റെന്ഷന് ഡോട്ട് ഓഡ്റ്റ് ആയിരിക്കും
ഓഡ്റ്റ് ഓപ്പണ് ഡോക്കുമന്റ് ഫോര്മാറ്റില് പെടുന്നു അതു കൂടാതെ ഈ ഒഡിഎഫ് ഫോര്മാറ്റ് ലോകവ്യാപകമായി വേഡ് ഡോക്കുമെന്റ്സിന്റെ ഓപ്പണ് സ്റ്റാന്ഡേര്ഡ് ആയി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്
ഇത് ഗവണ്മന്റ് ഓഫ് ഇന്ഡ്യ പോളിസി ഓണ് ഓപ്പണ് സ്റ്റാന്ഡേര്ഡ്സ് ഇന് e ഗവേര്ണസ് കൂടി അംഗീകരിച്ചതാണ്
ലിബ്രെ ഓഫീസ് റൈറ്റര് കൊണ്ട് ഓപ്പണ് ചെയ്യാവുന്ന ഡോട്ട് ഓഡ്റ്റ് ടെക്സ്റ്റ് ഡോക്കുമന്റ്സായി സേവ് ചെയ്യുന്നതിനു പുറമെ എംഎസ് ഓഫീസ് വേഡ് പ്രോഗ്രാം ഉപയോഗിച്ച് തുറക്കാവുന്ന ഡോട്ട് ഡോക്ക് ആയും ഡോട്ട് ഡോക്സ് ആയും നിങ്ങളുടെ ഫയല് സേവ് ചെയ്യാവുന്നതാണ്
കൂടുതല് പ്രോഗ്രാംസും തുറക്കുവാന് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രശസ്ത ഫയല് എക്സ്റ്റെന്ഷന് ആണ് ഡോട്ട് ആർടിഎഫ് ഇത് റിച്ച് ടെക്സ്റ്റ് ഫോര്മാറ്റ് ആണ്
ഇപ്പോള് ഒഡിഎഫ് ടെക്സ്റ്റ് ഡോക്കുമന്റ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക
നിങ്ങള്ക്ക് ഫയല് ടൈപ് ഒഡിഎഫ് ടെക്സ്റ്റ് ഡോക്കുമന്റ്ആണെന്ന് കാണാം കൂടാതെ ഫയല് ടൈപ് ഓപ്ഷനു തൊട്ടടുത്ത് ബ്രാക്കറ്റില് ഡോട്ട് ഓഡ്റ്റ് എന്നും കാണാം
ഇപ്പോള് സേവ് ബട്ടണ് ക്ലിക് ചെയ്യുക ഇത് ടൈറ്റില് ബാറില് നിങ്ങള് തിരഞ്ഞെടുത്ത ഫയല് നെയിമോടും എക്സ്റ്റെന്ഷനോടും കൂടി നിങ്ങളെ റൈറ്റര് വിന്ഡോയിലേക്ക് തിരികെ എത്തിക്കും
ഇപ്പോള് നിങ്ങള് റൈറ്റര് വിന്ഡോയില് ടെക്സ്റ്റ് ഡോക്കുമന്റ് എഴുതുവാന് തയാറായി കഴിഞ്ഞു
മുകളില് ചര്ച്ച ചെയ്ത ഫോര്മാറ്റുകള്ക്ക് പുറമെ ഒരു വെബ് പേജ് ഫോര്മാറ്റായ ഡോട്ട് എച്ടിഎംഎൽ ഫോര്മാറ്റിലും റൈറ്റര് ഡോക്കുമന്റ്സ് സേവ് ചെയ്യാവുന്നതാണ്
ഇത് ചെയ്യുന്നത് മുകളില് വിശദമാക്കിയ അതേ രീതിയില് തന്നെയാണ്
അതിനാല് മെനുബാറിലെ ഫയല് ഓപ്ഷനില് ക്ലിക് ചെയ്യുക പിന്നീട് സേവ് ആസ് ഓപ്ഷന് ക്ലിക് ചെയ്യുക
ഇപ്പോള് ഫയല് ടൈപ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക പിന്നീട് എച്ടിഎംഎൽ ഡോക്കുമന്റിലും ഓപ്പണ് ഓഫീസ് ഡോട്ട് ഓർഗ് റൈറ്റര് ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക
ഈ ഓപ്ഷന് ഡോക്കുമെന്റിന് ഡോട്ട് എച്ടിഎംഎൽ എക്സ്റ്റെന്ഷന് നല്കുന്നു
സേവ് ബട്ടണ്
ക്ലിക് ചെയ്യുക ഇപ്പോള് ഡയലോഗ് ബോക്സിലെ ആസ്ക് വെന് നോട്ട് സേവിംഗ് ഇന് ഒഡിഎഫ് ഫോര്മാറ്റ് ഓപ്ഷനില് ചെക്ക് ചെയ്യുക
അവസാനമായി കീപ് കറന്റ് ഫോര്മാറ്റ് ഓപ്ഷന് ക്ലിക് ചെയ്യുക
ഡോക്കുമന്റ് ഡോട്ട് എച്ടിഎംഎൽ എക്സ്റ്റെന്ഷനോട് കൂടി സേവ് ചെയ്തതായി നിങ്ങള്ക്ക് കാണാം
സ്റ്റാന്ഡേര്ഡ് ടൂള് ബാറിലെ എക്സ് പോര്ട്ട് ഡയറക്റ്റ്ലി ആസ് പിഡിഎഫ് ഓപ്ഷന് ക്ലിക്ക് ചെയ്തും ഡോക്കുമന്റ് പിഡിഎഫ് ഫോര്മാറ്റില് എക്സ് പോര്ട്ട് ചെയ്യാവുന്നതാണ്
മുന്പ് ചെയ്തപ്പോലെ സേവ് ചെയ്യാന് നിങ്ങള് ആഗ്രഹിക്കുന്ന ലൊക്കേഷന് തിരഞ്ഞെടുക്കുക
മെനു ബാറിലെ ഫയല് ഓപ്ഷന് ക്ലിക് ചെയ്ത ശേഷം എക്സ് പോര്ട്ട് ആസ് പിഡിഎഫ് ഓപ്ഷന് ക്ലിക് ചെയ്തും നിങ്ങള്ക്ക് ഇത് ചെയ്യാവുന്നതാണ്
പ്രത്യക്ഷമാകുന്ന ഡയലോഗ് ബോക്സില് ആദ്യം എക്സ് പോര്ട്ടിലും പിന്നീട് സേവ് ബട്ടനിലും ക്ലിക്ക് ചെയ്യുക
ഒരു പിഡിഎഫ് ഫയല് നിര്മ്മിക്കപ്പെടുന്നു ആദ്യം ഫയലിലും പിന്നീട് ക്ലോസിലും ക്ലിക് ചെയ്ത് നമുക്ക് ഈ ഡോക്കുമന്റ് ക്ലോസ് ചെയ്യാം
ഇനി നമ്മള് എങ്ങനെയാണ് ലിബ്രെ ഓഫീസ് റൈറ്ററില് നിലവിലുള്ള ഒരു ഡോക്കുമന്റ് തുറക്കുക എന്ന് പഠിക്കും
നമുക്ക് റസ്യൂംodt
എന്ന ഡോക്കുമന്റ് തുറക്കാം
നിലവിലുള്ള ഒരു ഡോക്കുമന്റ് തുറക്കുവാന് മെനുബാറിലെ ഫയല് മെനുവില് ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓപ്പണ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക
സ്ക്രീനില് ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെട്ടതായി നിങ്ങള്ക്ക് കാണാം
ഇവിടെ നിങ്ങള് നിങ്ങളുടെ ഡോക്കുമന്റ് സേവ് ചെയ്ത ഫോള്ഡര് കണ്ടെത്തുക
ഡയലോഗ് ബോക്സിന്റെ ടോപ് ലെഫ്റ്റ് കോര്ണറിലെ ചെറിയ പെന്സില് ബട്ടണ് ക്ലിക് ചെയ്യുക
അതില് ടൈപ് എ ഫയല് നെയിം എന്നുണ്ടാകും
ഇത് ഒരു ലൊക്കേഷന് ബാര് ഫീല്ഡ് തുറക്കുന്നു
ഇവിടെ നിങ്ങള് തിരയുന്ന ഫയലിന്റെ പേര് ടൈപ് ചെയ്യുക
അതിനായി നമ്മള് ഫയലിന്റെ പേര് റസ്യൂം എന്ന് എഴുതുന്നു
ഇപ്പോള് ഫയലിന്റെ പേരായി റസ്യും ഉള്ളവയുടെ ഒരു ലിസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു റസ്യും ഡോട്ട് ഓഡ്റ്റ് തിരഞ്ഞെടുക്കുക
ഇപ്പോള് ഓപ്പണ് ബട്ടണ് ക്ലിക് ചെയ്യുക
ഫയല് റസ്യുംodt തുറന്നതായി നിങ്ങള്ക്ക് കാണാം ഇതു കൂടാതെ ടൂള് ബാറില് മുകളിലുള്ള ഓപ്പണ് ഐക്കണ് ക്ലിക് ചെയ്ത് നിങ്ങള്ക്ക് നിലവിലുള്ള ഒരു ഫയല് തുറക്കുവാനും മറ്റ് പ്രവര്ത്തനങ്ങള് അതേ രീതിയില് ചെയ്യുവാനും സാധിക്കും
സാധാരണയായി മൈക്രോസോഫ്റ്റ് വേഡ് ഉപയോഗിയ്ക്കുന്ന ഡോട്ട് ഡോക്ക് ആന്ഡ് ഡോട്ട് ഡോക്സ് എക്സ്റ്റെന്ഷന് ഫയലുകളും റൈറ്ററില് നിങ്ങള്ക്ക് തുറക്കുവാനാകും ഇനി എങ്ങനെയാണ് ഒരു ഫയല് മോഡിഫൈ ചെയ്ത് അതേ പേരില് സേവ് ചെയ്യുക എന്ന് നിങ്ങള് കാണും ആദ്യം ഇടത് മൌസ് ബട്ടണ് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് റെസ്യും സെലക്ട് ചെയ്യുക പിന്നീട് അത് ടെക്സ്റ്റോട് കൂടി ഡ്രാഗ് ചെയ്യുക
ഇത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുകയും അത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും
ഇപ്പോള് ഇടത് മൌസ് ബട്ടണ് റിലീസ് ചെയ്യുക
ടെക്സ്റ്റ് ഇപ്പോഴും ഹൈ ലൈറ്റഡ് ആയിരിയ്ക്കും
ഇപ്പോള് സ്റ്റാന്ഡേര്ഡ് ടൂള് ബാറിലെ ബോള്ഡ് ഐക്കണ് ക്ലിക് ചെയ്യുക
ടെക്സ്റ്റ് അപ്പോള് ബോള്ഡ് ആകുന്നു
ടെക്സ്റ്റ് പേജിന്റെ സെന്റ്ററിലേക്ക് അലൈന് ചെയ്യുന്നതിനായി ടൂള് ബാറിലെ സെന്റേര്ഡ് ഐക്കണില് ക്ലിക് ചെയ്യുക
ടെക്സ്റ്റ് പേജില് സെന്ട്രലി അലൈന്ഡ് ആയതായി നിങ്ങള്ക്ക് കാണാം
ഇപ്പോള് നമുക്ക് ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് കൂട്ടാം അതിന് ടൂള് ബാറിലെ ഫോണ്ട് സൈസ് ഫീല്ഡിലെ ഡൌണ് ആരോയില് ക്ലിക്ക് ചെയ്യുക
ഡ്രോപ് ഡൌണ് മെനുവില് നമുക്ക് 14 ല് ക്ലിക് ചെയ്യാം
അപ്പോള് ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് 14 ആയി വര്ദ്ധിച്ചു ഇപ്പോള് ഫോണ്ട് നെയിം ഫീല്ഡിലെ ഡൌണ് ആരോയില് ക്ലിക് ചെയ്ത് ഫോണ്ട് നെയിമായി ഉണ്ടോടും തിരഞ്ഞെടുക്കുക
ടൂള് ബാറിലെ സേവ് ഐക്കണ് ക്ലിക് ചെയ്യുക
ഇപ്പോള് മോഡിഫിക്കേഷനുശേഷവും ഫയല് അതേ പേരില് തന്നെ സേവ് ചെയ്യപ്പെട്ടതായി നിങ്ങള്ക്ക് കാണാം
ഒരിക്കല് നിങ്ങള് നിങ്ങളുടെ ഡോക്കുമന്റ് സേവ് ചെയ്ത ശേഷം നിങ്ങളത് ക്ളോസ് ചെയ്യുവാന് ആഗ്രഹിക്കുന്നുണ്ടാവണം
001025 001024 മെനു ബാറിലെ ഫയല് മെനുവില് ക്ലിക് ചെയ്യുക പിന്നീട് ക്ലോസ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക
ഇത് നിങ്ങളുടെ ഫയല് ക്ലോസ് ചെയ്യും
001033 001024 ഇത് നമ്മെ ലിബ്രെ ഓഫീസ് റൈറ്ററിനെ കുറിച്ചുള്ള സ്പോക്കണ് ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെത്തിക്കുന്നു
ചുരുക്കത്തില് നമ്മള് പഠിച്ചത് ഇവയാണ് 001043 001042 ഇണ്ട്രോഡക്ഷന് ടു റൈറ്റര്
റൈറ്ററിലെ വിവിധ ടൂള് ബാര്സ് 001045 001044 റൈറ്ററില് എങ്ങനെയാണ് ഒരു പുതിയ ഡോക്കുമന്റും നിലവിലുള്ള ഒരു ഡോക്കുമന്റും തുറക്കുന്നത്
റൈറ്ററില് എങ്ങനെയാണ് ഒരു ഡോക്കുമന്റ് സേവ് ചെയ്യുന്നത്
റൈറ്ററീല് ഒരു ഡോക്കുമന്റ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെ 001055 001054 കോംപ്രിഹെന്സീവ് അസ്സൈന്മെന്റ് റൈറ്ററില് ഒരു പുതിയ ഡോക്കുമന്റ് തുറക്കുക അത് പ്രാക്ടീസ്odt എന്ന പേരില് സേവ് ചെയ്യുക
001105 001104 ദിസ് ഈസ് മൈ ഫസ്റ്റ് അസ്സൈന്മന്റ് എന്ന ടെസ്റ്റ് എഴുതുക
001105 001104 ഫയല് സേവ് ചെയ്യുക
ടെക്സ്റ്റ് അണ്ടര്ലൈന് ചെയ്യുക
001113 001112 ഫോണ്ട് സൈസ് 16 ആക്കി വര്ദ്ധിപ്പിക്കുക ഫയല് ക്ലോസ് ചെയ്യുക
താഴെയുള്ള ലിങ്കില് ലഭ്യമായ വീഡിയോ കാണുക
അത് സ്പോക്കണ് ട്യൂട്ടോറിയല് പ്രോജക്ട് സമ്മറൈസ് ചെയ്യുന്നു
നിങ്ങള്ക്ക് നല്ല ബാന്ഡ് വിഡ്ത്ത് ഇല്ലെങ്കില് നിങ്ങള്ക്ക് അത് ഡൌണ്ലോഡ് ചെയ്ത് കാണാം
സ്പോക്കണ് ട്യൂട്ടോറിയല് പ്രോജക്ട് ടീം സ്പോക്കണ് ട്യൂട്ടോറിയല്സ് ഉപയോഗിച്ച് വര്ക്ക് ഷോപ്സ് നടത്തുന്നു
ഓണ്ലൈന് ടെസ്റ്റ് പാസാകുന്നവര്ക്ക് സര്ട്ടിഫിക്കറ്റുകള് നല്കുന്നു
കൂടുതല് വിവരങ്ങള്ക്ക് ദയവായി എഴുതുക contactspoken tutorialorg സ്പോക്കണ് ട്യൂട്ടോറിയല് പ്രോജക്റ്റ് ടാക്ക് ടു എ ടീച്ചര് പ്രോജക്ടിന്റെ ഭാഗമാണ്
ഇതിനെ പിന് തുണക്കുന്നത് നാഷണല് മിഷന് ഓണ് എഡ്യൂക്കേഷന് ത്രൂ ഐസിടി മെഹർദ് ഗവണ്മെന്റ് ഓഫ് ഇന്ഡ്യ
ഈ മിഷനെ കുറിച്ചുള്ള കൂടുതല് വിവരങള് സ്പോക്കണ് ഹൈഫന് ട്യൂട്ടോറിയല് ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്ട് ഹൈഫൻ ഇൻട്രോ യില് ലഭ്യമാണ് 001207 001206 ഈ ട്യൂട്ടോറിയല് സമാഹരിച്ചത് രവീന്ദ്രന് മൂവാറ്റുപുഴ ഞങ്ങളോടൊപ്പം ചേര്ന്നതിന് നന്ദി